സുഖായിട്ടിരിക്കുന്നു അവിടെയോ ആ ഇവടെ സുഖായിട്ടിരിക്കുന്നു ഞാനിപ്പൊന്ന് നടക്കാൻ പോയിട്ട് വന്നേ ഉള്ളു

അതെയതെ എനിക്ക് നടക്കാൻ പോവാൻ വളരെ ഇഷ്ട്ടമാണ് പിന്നെനിക്ക് കായികമായിട്ടും താൽപ്പര്യമുണ്ട് സുൽഫിയക്ക് കായികമായിട്ട് താൽപ്പര്യങ്ങളുണ്ടോ ആ ഞാൻ കായികമായിയൊന്നും ചെയ്യാറില്ല പക്ഷെ കാണാറുണ്ട് ഇപ്പൊ ലോകക്കപ്പ് ഒക്കെ നടക്കാണല്ലോ അതൊക്കെ കാണാറുണ്ട് അത് ശെരിയാണ് ലോകക്കപ്പൊക്കെ ഭയങ്കരെ ന താൽപ്പര്യമുള്ളതാണല്ലെ സുൽഫിയക്ക്

ആണല്ലേ അതെയതെ ഞാനും അങ്ങനെ ഞാനിപ്പരാത്രി ചെല സമയങ്ങൾല് ഇങ്ങനെ ഇപ്പൊ അർജന്റീനയുടെയോ പോർച്ചുഗൽൻ്റെയൊക്കെ കളികള്ണ്ടെങ്കിൽ ഞാൻ രാത്രി ഒറക്കം കളഞ്ഞാണെങ്കിലും കാണാനിരിക്കും ആ ഇന്നലെ ഞാൻ ഇന്നലെ ഞാനർജന്റീനടെ കളി കാണാനിരിന്നു പക്ഷെ ഇന്ന് ഇനിപ്പോ പറ്റില്ല ഒറങ്ങാം പോവാ എന്ന്ള്ളതാണ്

വേറെ ഇപ്പൊ ലോകക്കപ്പ് മാത്രെ കാണാറുള്ളു അതല്ലാതെ ഏ സ്ഥിരമായി കാണുന്ന ഒന്നും ഇല്ല ആണല്ലെ ആ ഞാൻ കായികമായിട്ട് ഏർപ്പെടാറുണ്ട് എനിക്ക് കായികമായിട്ട് എനിക്ക് കാൽപ്പന്ത് കളി അതെ ഇതേ പോലെന്നെ ഞാനും കാണാറ് കാണാറുണ്ട് അതെ പോലെ എനിക്ക് കളിക്കാനും താൽപ്പര്യമുള്ള ഒരു കായികമാണ് പിന്നെ നമുക്കറിയാലോ കായിക വിദ്യാഭ്യാസം നമക്ക് വളരെയധികം നല്ലതാണ് അതിനോട് യോജിക്കുന്നുണ്ടോ സുൽഫിയ

തീർച്ചയായും എല്ലാ ഏ കുട്ടികൾലും കായിക വിദ്യാഭ്യാസം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതെയതെ വിദ്യാർത്ഥി ജീവിതത്തിൽ പുസ്തകങ്ങൾക്ക് മാത്രമല്ല സ്ഥാനമുള്ളത് നമ്മക്ക് ശാരീകകുമായി മാനസ്സികവുമായ ആത്മീയവുമായി ഒരു വളർച്ച ഉണ്ടാവുന്നെങ്കി കായികമായിട്ടും നമ്മൾ ആവിഷ്ക്കരണമാണ് വിദ്യാഭ്യാസം വേണ്ടത് അതെ നം അതെ നമ്മുടെ രാജ്യത്തല്ലാതെ പൊറത്തൊക്കെ എല്ലാ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസമെല്ലാ ചെറുപ്പം തൊട്ടേ ലഭിക്കാറ്ണ്ട് പക്ഷെ നമ്മടെ നാട്ടിലത് മോശാണ് അതെ ഇവടെ കൂടുതൽ പഠിക്കുക അങ്ങനെ പുസ്തകങ്ങളി ക്കൂടി മാത്രം പഠിച്ച് നമ്മൾ വലുതാവ അങ്ങനെ മാത്രാണ് കായികമായിട്ട് കൊ കൊറച്ച് കൊറവാണ് ചെലെ പ്പസുകാരെ വിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ കായികമായിട്ട് വിദ്യാഭ്യാസം വളരെ അവര് കൂടുതൽ പ്രേരിപ്പിക്കാറില്ല അതെ മത്സരത്തിന് പോകുന്ന കുട്ടികൾക്കൊന്നും പ്രോത്സാഹനം വേണ്ടത്ര കൊടുക്കാറില്ല നമ്മളും മാതാപിതാക്കളും ആരും അതെ ശെരിയാണ് കൂടുതൽ പഠിത്തത്തിൽ മാത്രം നോക്കിയാ മതി കായികമൊക്കെ ഏ അതികം ശ്രെദ്ധിക്കണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞോണ്ടെ ഉള്ള ഒരു ജീവിത ശൈലിയാണ് കുട്ടികളെ പക്ഷെ അതിക്കൂടി നമുക്ക് പ്രശ്നനങ്ങളെ ഉണ്ടാവത്തൊള്ളു കുട്ടികൾ പഠനം മാത്രം നോക്കിയിരുന്ന ആരോഗ്യ കായികമായിട്ടൊന്നും ഏർപ്പെട്ടില്ലെങ്കിൽ ആരോഗ്യത്തിനൊക്കെ വളരെ ഹാനീകരമാണ് അതിനോട് യോജിക്കുന്നില്ലെ സുൽഫിയാ തീർച്ചയായും എല്ലാവരും സർക്കാരും എല്ലാവരുമിത് ശ്രെദ്ധിക്കണം കായിക വിദ്യാഭ്യാസം കൂടുതലായി കുട്ടികൾലേക്കെത്തിക്കണം ചെറിയ പ്രായം തൊട്ട് എന്നാണെന്റെ അഭിപ്രായം അതെ ശെരിയാണ് ഒരു കായിക വിനോദങ്ങൾ ന്ന് പറയുമ്പോൾ മനസ്സിനും ശരീരത്തിനും ശക്തി പകരുന്ന ഒരു വ്യക്തി വികാസ ഏ വികാസത്തിനും സഹായിക്കുന്ന ഒരു ഒരു മേഖല തന്നെയാണ് അപ്പൊ നമ്മൾ കായികമായിട്ട് കാൽപ്പന്ത് കളി ക്രിക്കറ്റ് വോളിബോള് അങ്ങനെ ചെറിയ ചെറിയ കളികൾ വരെ എന്ന് വെച്ച ഇപ്പൊ കുട്ടീം കോലും നാടൻ കളികള് കളിച്ചിട്ടുണ്ടോ അതൊക്കെ സുൽഫിയാ കുട്ടീം ആ ചെറു ചെറുപ്പത്തിൽ സ്ഥിരം കളിക്കാറുണ്ടായിരുന്നു എല്ലാവരും കൂട്ടുകാരും എല്ലാവരുമായിട്ട് സനീറ്റ കളിച്ചിട്ടുണ്ടോ അതെയതെ ഞാനും കളിച്ചിട്ട്ണ്ട് എനിക്കും വളരെ ഇഷ്ട്ടപ്പെട്ട ഒരു കളിയാര്ന്നു ക ആ കുട്ടീം കോലും നല്ലയൊരു കുസ്യതി നെറഞ്ഞയൊരു കായികമായിരുന്നു അത് വളരെ എനിക്ക് ഇഷ്ട്ടപ്പെട്ടതാ അതെ പക്ഷെ ഇപ്പൊ വെലുതായി ഇപ്പൊ ഈതിനൊന്നും സമയം കിട്ടാറില്ല എപ്പഴും മറ്റ് തെരക്ക്കൾലായത് കൊണ്ട് ഇതിലേക്കൊന്നും ശ്രെദ്ധിക്കാൻ സമയം കിട്ടാറില്ല പറ്റാണെങ്കിൽ ഇതൊക്കെ വീണ്ടും കളിക്കണംന്നൊക്കെ ആഗ്രഹൊണ്ട് പക്ഷെ പറ്റാറില്ല അതെ വളരെയധികം ശെരിയാ നമ്മളിപ്പം പ്രായം കൂടുന്തോറും നമുക്കങ്ങനെ മടികളാണ് കൂടുന്നത് കായികമായിട്ട് നമ്മളേർപ്പെടാൻ താൽപ്പര്യപ്പെടാണ്ട് നടക്കാൻ പോണോലൊക്കൊള്ളു നമ്മഡി ഒരു തലമുറ അങ്ങനെ കൂടുതൽ കായികമായിട്ട് ഒരു ശതം കൊറച്ച് ശതമാനങ്ങൾ ഇണ്ട് പക്ഷേ എന്നാലും കുട്ടികൾ കൂടുതൽ ആ കുട്ടികളും താൽപ്പര്യം കാണിക്കാറില്ല അതെ പോലെ മാതാപിതാക്കളും കൂടുതൽ നിർബന്ധിക്കുന്നത്

അതെയതെ ഇപ്പോഴത്തെ കുട്ടികളങ്ങനെ പൊറത്തൊന്നും എറങ്ങാതെ എപ്പഴും വീട്ടിൽ തന്നെയിരിക്കുന്നൊരു പ്രവണതയാണ്ള്ളത് പക്ഷെ അതൊക്കെ മാറണം അവര് പൊറത്തെറങ്ങി കൂടുതൽ കായികത്തിൽ ആക് ഇതാവണം

തീർച്ചയായും നമുക്ക് നേരിട്ട് കാണുമ്പോ കൂടുതൽ സംസാരിക്കാം